പരസ്യങ്ങളും അറിവ് വർധനയും മൂലം അഭിരുചിയിലും മുൻഗണയിലയും മാറ്റങ്ങൾ ഉണ്ടാവുന്നു അഞ്ചു ഉപഭോക്താക്കളുടെ പ്രതീക്ഷകൾ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

സ്വഭാവികമായും ഇത് അയൽവാസികളായ സാധുക്കളെ സ്വാധീനിക്കുന്നു അത്യാവശ്യം ഇല്ലെങ്കിലും ധനവാന്മാരെ അനുകരിച്ച് അവരും ആഡംബര വസ്തുക്കൾ വാങ്ങുവാൻ ശ്രമിക്കുന്നു പത്ത് പരസ്യവ്യയം

ഇതോടെ ഞാൻ എന്റെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്ക്കാരം Okay എളുപ്പയിരുന്നല്ലെ ഓ ഓ Okay okay ശ്രീനിത്യ Hai

Okay ആഹ് അടിപൊളി അപ്പൊ ദേ ണ്ടാരുന്നു അപ്പൊ എല്ലാർക്കും ആണ് Okay Okay ല്ലെ Okay

Okay ശെരിയായ ഉജയിൻ Hai പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ Okay hai അപ്പോം എല്ലാർക്കും Hai അപ്പോം ഇന്ന് നമ്മുടെ ന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഇന്ന് നമ്മള് നോക്കുന്നെ എന്താന്ന് അറിയാലോ എല്ലാർക്കും Map questions ആണല്ലേ നോക്കുന്നത് Map questions ല് നമുക്ക് ഒറപ്പായിട്ടും Exam ന് ന് വരും എന്നുള്ളതുകൊണ്ടാണ് നമ്മള് ഈ Map എട്ത്ത് ഇപ്പൊ ഇട്ടിരിക്കുന്നേ അത് മാത്രല്ല ഇപ്പൊ Exam ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ഇതായിട്ടൊക്കെ വന്നിരിക്ക്ന്നാണ് അപ്പൊ നമ്മള് Relax ആവുന്ന Topic അല്ലെ എടുക്കാവുള്ളു അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ഒറപ്പായിട്ടും ഇത് Exam ന് വരും ചെയ്യും ഇപ്പൊ ഇവിടെ പറഞ്ഞത് അതിന് വേണ്ടീട്ടാണ് ഇന്ന് നമ്മളിവിടെ ഉള്ളത് അപ്പൊ Okay നമ്മള് നോക്കുന്നുണ്ട് ട്ടോ അപ്പൊ നമ്മുടെ Plan പറഞ്ഞ് പതിനേഴാം തിയതി അപ്പൊ ഇതില് ഈ നിങ്ങൾക്ക് Maximum ചെയ്യാം അത് മാത്രല്ല അതില് നമ്മള് ഓരോ

അടിപൊളിയായിട്ടോളെ Okay അപ്പൊ Dont worry അപ്പൊ നമുക്കൊരുപാട് പേര് Hai പറയിന്നിണ്ട് Okay ഒര് Thankyou Okay Okay Thank you Okay നമുക്ക് പറയാം അപ്പൊ നമുക്കൊരുപാട് Late ആക്കേണ്ട അതുപോലെതന്നെ നിങ്ങടെ Maximum friends ന് ഒക്കെ വേഗം Share ചെയ്യാ എല്ലാവരോടും വേഗം വെരനായിറ്റ് പറയാ നമുക്കും Time ഇല്ല നിങ്ങൾക്കും Time ഇല്ല നമുക്ക് Already അറിയ ഒരുപാട് Chapter നമുക്കൊണ്ട് Option കളൊക്കെ ആയിട്ട് നമ്മളോരോ Chapter പക്ഷെ വേഷമൊണ്ട് എങ്കിലും നമ്മളെല്ലാ Chapters ലെക്കുടെ ഒന്ന് കണ്ണോടിച്ചാല് മാത്രണല്ലോ നമുക്ക് എല്ലാത്തിനും എവിടുന്നെങ്കിലും ഒക്കെ എന്തെങ്കിലും അറിഞ്ഞാലാണല്ലോ എഴുതാൻ പറ്റു അപ്പൊ നമുക്ക് അതെല്ലാം Detail ആയിട്ട് മനസിലാക്കണന്നൊണ്ടെങ്കിൽ ഒരുപാട് സമയം കളയാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ നിങ്ങടെ Friends നോക്കെ Maximum share ചെയ്യാ പെട്ടന്ന് തന്നെ അവരെ നമ്മുടെ Live ലോട്ട് ക്ഷേണിക്ക Okay അപ്പൊ വേഗോന്ന് Share ചെയ്തേ എല്ലാർക്കും Okay ശ്വേതാ ഇക്‌ബാൽ നമ്മള് മെ അഹ് Focus area ഒക്കെ പറഞ്ഞ് പോകുന്നുണ്ട് ട്ടോ അപ്പൊ ഒട്ടും Worried ആവണ്ട ഇപ്പൊ നമ്മള് ഒരു Cool ആവാ Relaxed ആവ നമ്മളിപ്പോ നോക്കുന്നത് Map questions ആയിരിക്കും അപ്പോം എന്താണ്

അങ്ങനെയല്ലേ നമ്മള് ചെയ്ത വെച്ചത് അപ്പൊ നമുക്ക Script ല് അടിപൊളിയായിട്ട് നമുക്ക് ഈ എല്ലാ അതൊന്നും ഓർത്ത് Worried ആവണ്ട കേട്ടോ Okay Okay അപ്പൊ ഒരുപാട് പേര് Hai പറയുന്നിണ്ട് Okay അപ്പൊ നമുക്കൊരുപാട് സമയം കളയണ്ട അല്ലെ അപ്പൊ നമുക്ക് Start ചെയ്താലോ Start ചെയ്യാം എല്ലാവരും ഒരുപാട് Comments മൊകളിലോട്ട് പോകുന്നുണ്ട് അപ്പൊ എല്ലാം വായിക്കാനായിട്ട് പറ്റുന്നില്ല Okay okay okay അപ്പൊ നമുക്ക് നമ്മള് Start ചെയ്യാണ് കേട്ടോ Okay അപ്പൊ നമ്മള് നോക്കിക്കേ എ ഏറ്റോം കൂടുതല് സ് അതായത് നമ്മള് Chapters കാണുന്നില്ലേ അതെന്താണ് നിങ്ങക്ക് Chapters geography ന്നുള്ളത് Indian plants of diversity അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യന്ന് പറഞ്ഞിരിക്കുന്ന Chapter ആണ് അല്ലെ ഇള്ളത് ആ Chapter ൽ നിന്നാണ് നമുക്ക് Questions വരുന്നത് അപ്പൊ അതുകൊണ്ടന്നെ നമ്മളെന്തെയ്യണം നമ്മളാ Questions ന് കൂടുതൽ Focus കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്താണെങ്കിലും വരും നമ്മള് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒറപ്പായിട്ടും വരുംന്നുള്ളത്

നമുക്ക് Importants ആയിട്ടുള്ള എന്തിണ്ട് Rivers പഠിക്കാനിണ്ട് പിന്നെ എന്താണ് Impotants ആയിട്ടുള്ള Mountains പഠിക്കാനിണ്ട് Then എന്താണ് പഠിക്കാനായിട്ടുള്ളത് പഠിക്കാനുണ്ട് പിന്നെന്താണ് Importants ആയിട്ടുള്ള തുറമുഖങ്ങൾ അല്ലെങ്കിൽ Ports ആണ് പഠിക്കാനായിട്ടുള്ളത് Okay അപ്പൊ ഏതൊക്കെയാ നമുക്ക് പഠിക്കാനുള്ളത് Rivers ഉണ്ട് Mountain ഒണ്ട് Play ഒണ്ട് Ports അപ്പൊ എന്താണ് ഈ നദികളെക്കുറിച്ചും ഈ ഉപദ്വേപീയ പീഠഭൂമിയെ കുറിച്ചും അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങള് നമ്മുടെ തുറമുഖത്തെക്കുറിച്ച് ഒക്കെ നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കില് മാത്രമാണ് നമുക്ക് പെട്ടന്ന് പെട്ടന്ന് കാര്യങ്ങള് മുന്നോട്ട് പോകാത്തൊള്ളൂ Okay അപ്പൊ നമുക്കൊരുപാട് സമയം കളയാനില്ല നമുക്ക് Start ചെയ്യാം അപ്പൊ നമുക്ക് First എന്താലോട്ടേക്ക പോകേണ്ടത് നമ്മുടെ Importance ആയിട്ടുള്ള Rivers ആണ് പോകുന്നത് Okay നമ്മുടെ പ്രധാനപ്പെട്ട നദികൾ നദികളെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മള് Map ൽ Mark ചെയ്യാനായിട്ട് പോകുന്നത് Okay അപ്പൊ ഇതില് നമുക്ക് ഇൻഡസ് ഗംഗ ബ്രമ്മപുത്ര നദികളൊക്കെ എഴുതിട്ടുണ്ട് അതേപോലെതന്നെ നർമ്മദ താപ്തി ഗോദാവരി കാവേരി മഹാനദി ഇങ്ങനത്തെ നദികളെയെല്ലാം നമ്മള് ഭയങ്കര Familiar ആയിട്ട് ഉള്ള നദിയാണ് ഇവയെല്ലാം പക്ഷെ ഇവയെ പലപ്പോഴും Map ല് Mark ചെയ്ത കഴിയുമ്പത്തേക്കും ചെലപ്പോ കൃഷ്ണ ഇരിക്കണ്ടേടത്ത് ബ്രമ്മപുത്ര ആരിക്കും അല്ലെങ്കിലെന്താണ് നമ്മടെ ഇൻഡസ്

Rivers ഇണ്ട്ന്ന് നോക്കിക്കേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് Rivers ആണ് അല്ലെ നമുക്കൊള്ളത് ഈ ഒൻപത് Rivers അല്ലെങ്കി ഈ ഒൻപത് നദികളാണ് നമ്മളിനി Main ആയിട്ട് Focus ചെയ്യുന്നത് അപ്പൊ ഇവിടെ നോക്ക് നമ്മുടെ ഇൻഡസ് ഇൻഡസ് അല്ലെങ്കിൽ എന്താണ് സിന്ധു നദി Okay എല്ലാരും കേട്ടിട്ടില്ലേ സിന്ധു നദിയെക്കുറിച്ച് Okay അപ്പൊ എവിടുന്നാണ് ഈ സിന്ധു നദി വരുന്നെന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാനായിട്ട് പോകുന്നെ അപ്പൊ നമ്മുടെ എൻറെ Sound clear ആണോ Sound clear ആണോ നിങ്ങൾക്കെല്ലാം Visible ആണോന്ന് ഒന്ന് പറയോ Clear ആണോ Visible ആണോ എന്ന് പറയാവോ Okay clear ആണോ കേക്കുന്നുണ്ടോ എന്നെ കേക്കുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പൊറകിലൊള്ളോർക് Slide visible ആണൊ Okay Okay

അത് നമുക്ക് വേഗം തന്നെ ഇവിടെ അപ്പൊ First ൽ തന്നെ ഇൻഡസ് River ഇൻഡസ് River എവിടുന്നാണ് വരുന്നത് ഇൻഡസ് River വരുന്നത് ആണ് Okay ഇൻഡസ് River എവിടാണ് കാണുന്നത് ഇപ്പൊ നമുക്കിവിടെ മലയാളം Medium ൽ ഉള്ളവര് സിന്ധു നദി എവിടെയാണ് സിന്ധു നദി Situate ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അത് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന് സിന്ധു നദി എവിടെയാണെന്ന് ചോദിച്ചിട്ടാരിക്കും സിന്ധു നദി വേണ്ടി ആണ്

ഓർത്ത് വെക്കേം ചെയ്യണം അങ്ങനെ തോന്നുന്നത് ഇത് വെച്ചിട്ട് എനി നിങ്ങക്ക് വീണ്ടും വീണ്ടും ഇൻഡസ് അല്ലെങ്കിൽ സിന്ധു നദി എവിടാണ് Locate ചെയ്യുന്നത് Okay അപ്പൊ നമുക്ക് സിന്ധു നദി എവിടാണ് നമ്മുടെ സിന്ധു നദി വന്നത് Okay അപ്പൊ നമ്മളതിനെ അങ് Mark ചെയ്തു Okay അല്ലെ സിന്ധു നദി എവിടാണെന്നുള്ളത് കിട്ടിയില്ലേ Okay set ആണ് Okay അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം അടുത്തതെന്താണ് മക്കളെ ഗംഗ Okay ആണ് നമ്മുടെ അടുത്ത നദി ഗംഗ എവിടെയാണ് നോക്കിക്കേ ഗംഗ എവിടാണ് ഈയൊരു Portion ലാണ് ഗംഗ വരുന്നത് Okay ഈയൊരു Portion ൽ ആണ് എന്ത് വരുന്നത് ഗംഗ നദി വരുന്നത് Okay clear ആണല്ലോ ഗംഗ വരുന്നത് ഈയൊരു Portion ൽ ആണ് ഇനിയെന്താണ് നോക്കുന്നത് ബ്രമ്മപുത്ര നദി ആണ് ബ്രമ്മപുത്ര നദി നമുക്ക് Clear അല്ലെ ഈ B എന്ന് പറഞ്ഞിരിക്കുന്ന Portion ൽ ആണ് എന്ത് വരുന്നത് ഗംഗ നദി വരുന്നത് Okay അപ്പൊ നമ്മള് നോക്കാനായിട്ട് പോകുന്ന ബ്രമ്മപുത്ര നദിയാണ് ബ്രമ്മപുത്ര നദിനെ ആരും ദേ ഈയൊരു Portion ൽ കൊണ്ടോയെന്നും Mark ചെയ്ത വെക്കരുത് Okay അത് വരുന്നത് ഈയൊരു Portion ൽ ആണ് Okay അതായത് നമ്മുടെ North east side ആയിട്ടാണ് എന്ത് വരുന്നത് ഈ ബ്രമ്മപുത്ര നദി വരുന്നത് അപ്പൊ നമ്മള് നദിയും ഈയൊര് Area ല് സംശയോണ്ടാരുന്നു അപ്പോം

Clear അല്ലെ അതായത് നമ്മളിപ്പോ ഇതിൽ നിന്നും ഒരുപാട് വെത്യാസ്ഥപ്പെട്ട് ഒള്ള സ്ഥലങ്ങളിൽ കൊണ്ടോയി Mark ചെയ്യാതിരിക്ക For example ഇപ്പൊ നമ്മള് പറയാണെന്നിങ്കില് ഇതില് ബ്രമ്മപുത്ര നദിയെന്ന് എഴുതി വെച്ച് പറഞ്ഞിട്ട് നമുക്ക് Question ബ്രമ്മപുത്ര നദിയായിരുന്നു പക്ഷെ നമ്മളെന്തേയ്‌തു മഹാനദിയുടെ ബ്രമ്മപുത്ര നദിയെ Mark ചെയ്യാനായിട്ട് പാടില്ല Okay Okay Clear ആണല്ലോ അത് എന്തെങ്കിലും സംശയോണ്ടോ ഇതില് Map ൻറെ പുറത്ത് വരക്കാമോ Miss Map ൻറെ പുറത്ത് വരക്കാമോ എന്താ ഉദ്ദേശിച്ചത് Okay പറയോ ഒന്നുകൂടെ Okay അപ്പൊ നമുക്ക് നോക്കല്ലേ ഇവിടെ നോക്കിക്കേ ഇവിടെ നമുക്ക് നമ്മളെന്തൊക്കെ വരച്ചു നമ്മൾ ഇൻഡസ് നെ വരച്ചിട്ടൊണ്ട് അതേപോലെതന്നെ നമ്മള് ഗംഗയെ വരച്ചു ഇപ്പൊ നമ്മളെന്തിനെയാണ് വരച്ചത് നമ്മള് ബ്രഹ്മപുത്ര നദിയെയാണ് പിന്നെ ഇപ്പൊ വരച്ചത് Okay ബ്രമ്മപുത്രേനെയാണ് വരച്ചത് ബ്രമ്മപുത്രേനെ നമ്മൾ C എന്ന് പറഞ്ഞ് ഇവിടെ Mark ചെയ്ത വെച്ചിട്ടിണ്ട് Okay clear ആയല്ലോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് നദിയാണ് നർമ്മദയാണ് നർമ്മദ നദിയെയാണ് ഇനി നമ്മള് നോക്കാനായിട്ട് പോ നർമ്മദ നദിയൊക്കെ നമ്മുടെ Previous year question paper ൽ ഒണ്ടാരുന്നു മുൻ കാല Question papers ലോക്കെ നമ്മള് കണ്ടതാണ് ഈ നർമ്മദ നദി അതേപോലെ ഈ നദി Mark ചെയ്യാനായിട്ട് ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഇൻഡസ് ഗംഗ ഗംഗ ബ്രമ്മപുത്ര മാത്രായിട്ട് ചോയിക്കാറുണ്ട് അതല്ലാന്നൊണ്ടെങ്കില് ചെലപ്പോയി നർമ്മദ താപ്തി ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഇവരിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത് Okay ചെലപ്പോ ഈയൊരു അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ നർമ്മദ Okay അല്ലെ അപ്പൊ നമുക്ക് അടുത്തത്തിലോട്ട് പോകാം നർമ്മദ നദി നർമ്മദ നദി Situate ചെയ്തിരിക്കുന്നത് ഏത് Position ൽ ആണ് നമ്മുടെ ഈയൊരു Position ൽ ആണ് എന്ത് വരുന്നത് നർമ്മദ നദി ഇണ്ടവ Okay നർമ്മദ നദി വരുന്നത് ഈയൊരു Position ൽ ആയിരിക്കും ഇപ്പോയി നർമ്മദ നദിനെ നമ്മള് Mark ചെയ്യുവാണ് D Okay ഇനിയെന്താണ് നമ്മള് Mark ചെയ്തിട്ടിണ്ട് നർമ്മദ നദിയെ D എന്നാണ് നമ്മള് Mark ചെയ്തിരിക്കുന്നത് Okay അപ്പൊ A എന്ന് പറഞ്ഞിരിക്കുന്ന Position ൽ എന്തുണ്ട് ഇൻഡസ് ഒണ്ട് അതേപോലെ B എന്താണ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് B ഗംഗയാണ് ഇനിയെന്താണ് C നമ്മള് നമ്മുടെ North eastern side ലാണ് വരച്ചിരിക്കുന്നത് And അതെന്താണ് നമ്മുടെ ബ്രമ്മപുത്ര നദിയാണ് ഇപ്പൊ നമ്മള് വരച്ചിരിക്കുന്നത് നർമ്മദ നദിയാണ് Okay clear ആയല്ലോ ഇവിടം വരെ Okay ആണോ എല്ലാർക്കും Okay ആണോ Okay ഒരുപാട് പേര് Hai ഒക്കെ ചോയിക്കുന്നുണ്ട് Hai hai Okay hai Okay അപ്പൊ നമുക്ക് മുന്നോട്ട് പോയാലോ എന്തെങ്കിലും Okay എന്ത് ഇവിടെ വരക്കുന്നത് Claer ആവുന്നില്ല നിങ്ങക്ക് കാണാൻ സാധിക്കുന്നില്ലെ വരക്കുന്നത് നമ്മളീ ഇന്ത്യയെടെ Map ൽ തന്നെയാണ് വരക്കുന്നത് കാണാൻ സാധിക്കുന്നില്ലെ Okay ഫയാസ് Notes ഒക്കെ നമ്മളെന്താണെങ്കിലും Provide ചെയ്യുന്നുണ്ടായിരിക്കും നമ്മള് ഈയൊരു Live ൻറെ ശേഷം Live ൻറെ Description ല് ഉറപ്പായിട്ടും Notes pin ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പൊ അതൊന്നും ഓർത്ത് വെഷമിക്കണ്ട Notes ഒക്കെ കിട്ടും അപ്പോ എന്താണെങ്കിലും ഇപ്പൊ Notes നെക്കുറിച്ച് ആലോചിക്കാതെ ഇപ്പൊ ഒള്ള സമയം Maximum നന്നായിട്ട് Utilize ചെയ്യാനല്ല നമ്മള് ചെയ്യേണ്ടത് നമ്മള് ഇല്ലത്തെ കാര്യത്തിനെക്കുറിച്ച് വെഷമിച്ചിട്ട് കാര്യവില്ലല്ലോ അപ്പൊ ഒള്ള കാര്യത്തിനെക്കുറിച്ച് സന്തോഷിക്കല്ലേ വേണ്ടത് നമുക്കിപ്പൊ എന്താണ് നാല് Mark ഒറപ്പിക്കാൻ പറ്റുന്ന Situations ആണ് നിക്കുന്നെ അതോർത്തിട്ട് നമ്മള് Happy ആയിട്ട് ഇരിക്ക കേട്ടോ കൊള്ളാലോ അടിപൊളി പേരൊക്കെയാണല്ലോ ഇട്ടേക്കുന്നത് Okay teacher history എടുക്കും കേട്ടോ Miss history already എടുത്ത് പോയിട്ടൊണ്ട് Live ലോക്കെ ഒരുപാടെടുത്തിട്ടുള്ളെയാണ് History അപ്പൊ ഒന്ന് പോയി നോക്ക കേട്ടോ എല്ലാ നമ്മള് Impotant ആയിട്ടുള്ള നമ്മടെ Compulsory chapters ഇണ്ടല്ലോ നല്ല Late ആയിട്ടൊള്ളേ ഈ Chapter നിന്ന് ഒറപ്പായിട്ട് നമുക്ക് ചോദ്യം വരും ന്നൊള്ള ഒരുപാട് Chapters ഒണ്ടല്ലോ ആ Chapters histories ൽ എല്ലാം എടുത്തിട്ടുള്ളതാണ് ട്ടോ അപ്പൊ ഒന്ന് പോയി നോക്ക അതേപോലെ തന്നെ ഇനി Pending ആയിട്ടുള്ള Portions ഒക്കെ നമ്മള് എടുക്കുന്നു ഒണ്ട് അപ്പൊ അതൊന്നും ഓർത്ത് ഒരുപാട് Worried ആവണ്ട കേട്ടോ Okay ഒരുപാട് Chats മുകളിലോട്ട് പോവുന്നുണ്ട് അപ്പൊ എനിക്കെടക്കൊക്കെ Stuck ആയി പോവുന്നൊണ്ട് കേട്ടോ Okay ഒറപ്പായിട്ടും Screenshot എടുക്കാനായിട്ടൊള്ള ഒരു Time തരും കേട്ടോ അത് നീ പറഞ്ഞിട്ടുണ്ടാരുന്നു ഓരഞ്ച് Second തരും അപ്പൊ ആ Gap നുള്ളില് നിങ്ങള് Screenshot എടുക്കണം കേട്ടോ ആവശ്യാണ് അതായത് ഇപ്പൊ പരീക്ഷക്ക് പോകുമ്പത്തേക്കും പെട്ടന്നൊന്ന് നോക്കണോന്ന് ഒണ്ടെങ്കിൽ ഒരു സംശയം വരരുതല്ലോ അപ്പൊ അതിന് വേണ്ടീട്ടാണ് Miss പറഞ്ഞത് ഇതിൻറെ Screenshot എടുത്ത് വെക്കണംന്ന് Okay അല്ലെ Okay മുന്നോട്ട് പോയാലോ ഒരുപാട് Hai ഒക്കെ പറയുന്നുണ്ട് എല്ലാർക്കും Hai പറയുന്നുണ്ട് ട്ടോ Okay അപ്പോം നമുക്ക് മുന്നോട്ട് പോകാം അപ്പോ നമ്മളിപ്പോ എവിടം വരെ നോക്കിട്ടുണ്ടായിരുന്നു നമ്മള് നർമ്മദ നദിവരെ നോക്കിട്ടുണ്ടാരുന്നു എനി നമുക്ക് നോക്കാനായിട്ടുള്ളതാണ് എന്ത് താപ്തി എന്താണ് താപ്തി നദി താപ്തി നദി എവിടെയാണ് നിങ്ങള് നർമ്മദ നദിയുടെ താഴെ ഭാഗത്താണ് എന്നുള്ളത് താപ്തി നദിയുള്ളത് നർമ്മദ നദിയുടെ താഴെ ഭാഗത്ത് മുകളില് കൊണ്ടോയി വരക്കരുത് നർമ്മദ നദിയുടെ താഴെയാണ് ആരുള്ളത് താപ്തി ഒള്ളത് Okay നർമ്മദ നദിയുടെ

ഗോദാവരി എന്താണ് ഗോദാവരി നമ്മുടെ East ഭാഗത്തോട്ടേക്കാണ് നമ്മള് Mark ചെയ്യാനായിട്ട് പോകുന്നത് Okay അപ്പൊ എന്താണത് ഈയൊരു ഭാഗത്താണ് എന്ത് വരുന്നത് നമ്മടെ ഗോദാവരി വരുന്നത് Okay അല്ലെ ഈയൊരു ഭാഗത്താണ് എന്ത് വരുന്നത് നമ്മടെ ഗോദാവരി വരുന്നത് അപ്പൊ ഗോദാവരിനെ നമ്മള് എന്തെന്ന് Mark ചെയ്തു F എന്ന് Mark ചെയ്തു Okay ഗോദാവരിനെ നമ്മള് F എന്നാണ് Mark ചെയ്തിരിക്കുന്നത് ഗോദാവരിനെ നമ്മള് Mark ചെയ്തിരിക്കുന്നത് അതിൻറെ East side ആണ് കേട്ടോ അപ്പൊ ഇവിടെ നോക്ക് ഇത് മാറി പോകരുത് ഈ നർമ്മദനേം താപ്തിനേം കൊണ്ടോയിട്ട് നമ്മുടെ West side നെ East ൽ കൊണ്ടോയും വെക്കാറിണ്ട് അതേപോലെ തന്നെ നമ്മടെ ഈ ആ നമ്മള് ഗോദാവരിനെ കൊണ്ടോയിട്ട് East ന് west ലും കൊണ്ടോയിട്ട് Plce ചെയ്യുന്ന പിള്ളേരിണ്ടാവും അങ്ങനെ ചെയ്യരുത് ഇത് Correct ആയിട്ട് Mark ചെയ്ത പോണം കേട്ടോ Okay അല്ലെ Okay ആണോ Okay ആണെങ്കി നിങ്ങള് വേഗം Okay ആണെന്ന് പറയ് ട്ടോ വേഗം വേഗം Okay ആണെന്ന് പറയാ ഒട്ടും സമയം കളയാനില്ല നിങ്ങക്കു ഇല്ല നമക്കു ഇല്ല എൽ അതായത് നമുക്കൊത്തിരി പാഠങ്ങള് പഠിക്കാനിണ്ട് സമയം കളയാനില്ല അപ്പോം വേഗം വേഗം പറയാ നിങ്ങക്കെളുപ്പാണോ മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും സംശയം ഒണ്ടെങ്കിൽ അതും പറയണം കേട്ടോ Okay അപ്പൊ ഇത്രേം കാര്യങ്ങളില് ഒര് Doubt ഇല്ല ഞാൻ പ്രദീക്ഷിക്കുന്നു Incase എന്തെങ്കിലും Doubt ഒണ്ടെങ്കിൽ വിളിച്ച് പറയണേ Okay അല്ലെ Okay Okay അഖില Good evening good evening Okay അപ്പൊ പിന്നെ നമുക്ക് പോകാം

രിയുടെ താഴെയായിട്ടാണ് കൃഷ്ണ വരുന്നത് Okay എവിടാണ് ഗോദാവരിയുടെ താഴെയായിട്ട് Okay നമ്മളിതിപ്പം ഒര് എന്താണ് എല്ലാം വെച്ചിട്ട് ആയിരിക്കത്തില്ല നമുക്ക് ഭൂപടം തരുന്നത് അപ്പൊ എന്താണ് വച്ചിട്ട് അടയാളപ്പെടുത്താനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ചെലപ്പോ അത് തെറ്റിപോവാനായിട്ടുള്ളൊരു Chance ഇണ്ട് അതുപോലെ തന്നെ നമുക്ക് സംശയം വരും ഓരോന്ന് ഇത് എവിടെയിരിക്കും ഇത് എവിടെയിരിക്കും അങ്ങനെയൊരു Confusion ഇണ്ടാവാൻ വേണ്ടിട്ടുള്ള ഒരു Chance ഇണ്ട് അപ്പൊ എന്താ അതുകൊണ്ടാണ് നമ്മള് വെച്ച് Discover ചെയ്യാത്തത് പിന്നെ ഇവിടെ നോക്ക് ഇവിടെ നമ്മള് ഇതിപ്പോ State വച്ചിട്ട് നമുക്ക് Divide ചെയ്ത വെച്ചിരിക്കുന്നൊണ്ട് ഇത് അവിടാണ് ഇത് ഇവിടാണ് ഓരോ നദിയും ഇവിടാണ് അവിടെയാണ് എന്നറിയാൻ പറ്റും പക്ഷെ ഒന്ന് നോക്ക് നിങ്ങക്ക് ചെലപ്പോ ഭൂപടം കിട്ടി കഴിയുമ്പത്തേക്കും ചെലപ്പോ State വെച്ചിട്ടായിരിക്കത്തില്ല ഭൂപടത്തിനുള്ളിൽ Just ഒര് Outline മാത്രേ കൊടുത്തിട്ടുണ്ടാവുള്ളു അത്

സ്ഥലത്താണ് ഈയൊരു River അല്ലെങ്കി നദിയെ Mark ചെയ്ത വച്ചിരിക്കുന്നെന്ന് ഉണ്ടെങ്കില് നമുക്ക് Mark തരും കേട്ടോ അപ്പൊ അതൊന്നും ഓർത്ത് ആരും വേഷമിക്കുവോന്നും ചെയ്യണ്ട അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് നോക്കിയത് ഏതരുന്നു കൃഷ്ണ ആരുന്നു അല്ലെ കൃഷ്ണ എവിടെയാ കെടക്കുന്നെ നമ്മടെ ഗോദാവരിയുടെ താഴെയാണ് കൃഷ്ണ കിടക്കുന്നത് Okay ഗോദാവരിയുടെ താഴെയാണ് കൃഷ്ണ കെടക്കുന്നത് Okay അപ്പൊ കൃഷ്ണേല് എന്ത് Mark ചെയ്യാം G എന്ന് Mark ചെയ്യാം കൃഷ്ണേനെ നമ്മള് G എന്ന് Mark ചെയ്തു Clear ആയല്ലോ

ത് അപ്പൊ ഇവിടെ നോക്കിക്കേ നമ്മളിപ്പോ ഏതൊക്കെ നദികളെയാണ് Mark ചെയ്തിരിക്കുന്നത് ഇൻഡസിനെ Mark ചെയ്തിട്ടുണ്ട് അറിയാലോ സിന്ധു നദിനെയാണ് നമ്മള് പറയുന്നത് സിന്ധു നദിനെ Mark ചെയ്തിട്ട് ഗംഗെനെ Mark ചെയ്തിട്ടുണ്ട്ബ്രമ്മപുത്രേനെ Mark ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് നമ്മുടെ നർമ്മദേനെ Mark ചെയ്തു താപ്തിനെ Mark ചെയ്തിട്ടുണ്ട് പിന്നെ എന്താണ് ഗോദാവരിനെ Mark ചെയ്തു കൃഷ്ണേനെ Mark ചെയ്തിട്ടുണ്ട് കാവേരിനേം Mark ചെയ്തിട്ടുണ്ട് അപ്പോം ഈ Questions ചോദിച്ചിക്കുന്നതാണ് പലതവണ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ Already അറിയ അല്ലെ ആരെങ്കിലൊക്കെ ഈയൊര് എടക്ക് എന്താണ് കൊറച്ച് Previous years questions ഒക്കെ നോക്കിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ കണ്ടിട്ടിണ്ടാവും ഈ നർമ്മദ നദിയും താപ്തിയും നമ്മളെ Map ല് Mark ചെയ്യാൻ പറയുന്നതും അതേപോലെ നമ്മളെ Mark ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടിണ്ടാവും അല്ലെ അപ്പോം ഇത്രേം Okay ആണോ Okay ആണോ Okay Okay അപ്പൊ പിന്നെ നമുക്ക് മുന്നോട്ട് പോയാലോ Okay അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മള് എവിടംവരെ നോക്കി നമ്മടെ കൃഷ്ണ വരെ നോക്കി കാവേരി നോക്കി ഇനി നമ്മുടെ Last നദി ഏതാണ് മഹാനദി Okay മഹാനദി എവിടാന്ന് നോക്കാം മഹാനദി നമ്മുടെ ഗോദാവരിയുടെ മുകളിലായിട്ടാണ് വരുന്നത് Okay മഹാനദി ഗോദാവരിയുടെ മുകളിലവുമ്പഴത്തേക്കും ഏത് Position ൽ വരും നമ്മുടെ ദേ ഈയൊരു Position ലോട്ടക്കാരിക്കും ആര് വരുന്നത് മഹാനദി വരുന്നത് ന്നത് Okay ഇതിനെ നമ്മൾ I എന്ന് Mark ചെയ്തു എന്തിന്നാണ് I എന്ന് Mark ചെയ്തു Okay അല്ലെ അപ്പൊ ഇവിടെ നോക്ക് I ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ Okay അപ്പൊ ഇവിടെ നോക്ക് I എന്ന് Mark ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കിക്കേ സിന്ധുനെ Mark ചെയ്തിട്ടുണ്ട് ഗംഗേനെ Mark ചെയ്തു ബ്രഹ്മപുത്രനേം Mark ചെയ്തു നർമ്മദനേം Mark ചെയ്തു താപ്തി ഗോദാവരി അതേപോലെ തന്നെ കൃഷ്ണേനേം കാവേരിനേം മഹാനദിനേം ഒക്കെ Mark ചെയ്ത കഴിഞ്ഞു ഇനി ഇത്രേം Portion ഇത്രേം Rivers നെ ഇതിന് പുറത്തോട്ടേക്ക് ഒന്നും ചോയിക്കാനായിട്ട് പോകുന്നില്ല അപ്പൊ എന്താണ് നിങ്ങഇത്രെം Rivers നെ Mark ചെയ്യാനായിട്ട് Correct ആയിട്ട് അറിഞ്ഞിരിക്കണം Okay അല്ലെ

Okay ഒരുപാട് പേര് Hai പറയുന്നിണ്ട് Okay Okay ആണല്ലേ അപ്പൊ ആഹ് Okay Okay clear ആണല്ലോ അപ്പൊ ഇത്രേം Clear ആണെന്നുണ്ടേല് ഞാനൊരു അഞ്ച് Second നിങ്ങൾക്ക് തര രാം അപ്പോം ഇതൊന്ന് വേഗം Screenshot എടുക്കണം കേട്ടോ കാരണംന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് നിങ്ങടെ ഇനീപ്പം അടുത്ത പരീക്ഷക്ക് വരുമ്പഴത്തെക്കും വേഗം വന്ന് ഇതൊന്ന് നോക്കാനായിട്ടൊള്ള Time ഒന്ന് ഈ പരീക്ഷക്ക് മുന്നേ ഒക്കെ നമുക്ക് പഠിച്ചിട്ട് പോവല് തോന്നുല്ല മഹാനദി എവിടെയാ കെടക്കുന്നത് സംശയം തോന്നാൻ Chance ഇണ്ട് അങ്ങനെ സംശയം തോന്നുമ്പോ ഒന്ന് നോക്കാൻ വേണ്ടീട്ടാണ് നമ്മളിപ്പോ ഇത് പറഞ്ഞത് ഒന്ന് വേഗം Screenshot എടുത്തേ ഞാൻ ഒന്ന് ഒര് അഞ്ച് Second മാറിത്തരാം ഒരുപാട് പേര് Clear ആണെന്നൊക്കെ പറയിന്നിണ്ടപ്പം അത് നമുക്കും സന്തോഷാണ് Okay അപ്പോം ഇത്രേം Questions മാത്രേ ഈ നദികളിൽ നിന്ന് നിങ്ങൾക്ക് വരുള്ളൂ ട്ടോ അപ്പൊ അത് അതോർത്ത് ആരും Tension അടിക്കണ്ട അപ്പൊ വേഗം നമ്മൾ Screenshot എടുക്ക് Screenshot എടുത്ത് കഴിഞ്ഞിട്ടൊര് Thumbs up അല്ലങ്കി Okay Screenshot എടുത്തു അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറയാനെന്നുണ്ടെങ്കിൽ നമക്ക് വേഗം Continue ചെയ്യരുന്നു Okay

Okay അപ്പോം Okay ആണല്ലേ Okay ആണ് Okay ശെരി Okay അപ്പോ നമ്മള് Screenshot എടുത്ത് കഴിഞ്ഞോ Okay എടുത്തല്ലേ അപ്പൊ നമുക്ക് സമയം കളയണ്ടാലോ മുന്നോട്ട് പോകാം ഞാനിതൊന്നും കൂടി പറയാണ് ഏതെങ്കിലു ഒരു സംശയം ഇപ്പോം അവസാനിപ്പോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കില് അവരിക്കൊന്നും കൂടി കിട്ടാൻ വേണ്ടിട്ട് ഒന്നും കൂടി പറയാണ് ട്ടോ അപ്പൊ ഇവിടെ നോക്ക് നമുക്കുള്ളത് ഇത്രേം നദികളാണ് നമ്മളെ ഇൻഡസ് ഒണ്ട് ഗംഗ ഒണ്ട് ബ്രഹ്മപുത്ര ഒണ്ട് നർമ്മദ ഒണ്ട് തപ്തി ഒണ്ട് ഗോദാവരി ഒണ്ട് കാവേരി മഹാനദി ഇത്രേം നദികളിൽ നിന്നാണ് നമുക്ക് Maximum ചോദ്യങ്ങള് ചോദിക്കുന്നത് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞോണ്ട് ഇത്രേം നദികളിൽ നിന്നായിരുന്ന Questions വര അപ്പൊ എന്താണ് ഇത്രേം നദികൾ നമ്മുടെ Map ല് Mark ചയ്യാനായിട്ട് നമ്മള് പഠിച്ചിരിക്കും അപ്പൊ അതിന് വേണ്ടിട്ട് നമ്മളോരോ നദികളെയും Already mark ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇൻഡസ് എവിടാണ് നോക്കിക്കേ Google ല് നമ്മുടെ എന്താണ് ആ North position ൽ ആരിക്കും എന്ത് വരുന്നത് ഇൻഡസ് എന്ന് പറഞ്ഞിരിക്കുന്ന നദി വര പിന്നെ എന്താണ് നോക്ക് ഗംഗ ഗംഗയെ നമ്മള് B എന്ന് Mark ചെയ്‌തിട്ടിണ്ട് ഗംഗ വരുന്നത് ഈയൊരു Central position ലോട്ടെക്കരിക്കും എന്നാൽ Center ഉം അല്ലാത്ത ഒര് Position ല് Okay അല്ലെ പിന്നെ നോക്ക് പിന്നെ നമ്മടെ ബ്രഹ്മപുത്രയാണ് വരുന്നത് ബ്രഹ്മപുത്ര നമ്മുടെ Eastern side ലോട്ടക്കാരിക്കും വരുന്നത് അവിടെ നമ്മള് C എന്ന് പറഞ്ഞ് Mark ചെയ്തിട്ടുണ്ട് ഇനിയെന്താണ് നമ്മളൊരിക്കലീ നദികൾക്ക് കൊണ്ടോയ് കുത്തിട്ട് വെക്കരുത് ഈയൊരു ട്ട് ഇതാണ് നദി എന്ന് പറഞ്ഞ് എഴിതി വെക്കരുത് നദികൾക്ക് എപ്പോഴും നമ്മള് Line വെച്ചിട്ടാരിക്കും Mark ചെയ്യുന്നത് അത് പ്രത്യേകവയിട്ടൊന്ന് ശ്രെദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ Okay പിന്നെ നമുക്ക് നമ്മളിപ്പോ എവിടംവരെ നോക്കി നമ്മള് ബ്രമ്മപുത്ര വരെ നോക്കി പിന്നെയുള്ളതെന്താണ് നമ്മുടെ നർമ്മദ നദിയാണ് അല്ലെ അപ്പൊ നർമ്മദ നദിയിനെ നമ്മള് D വെച്ച് Mark ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ നർമ്മദ നദി Okay പിന്നെ എന്താണ് താപ്തിയാണ് താപ്തി എന്താണ് ഈയൊരു ഭാഗത്താണുള്ളത് പിന്നെ എന്താണ് നമ്മുടെ ഗോദാവരി ഗോദാവരി ഒള്ളത് ഈയൊരു Position ൽ ആരിക്കും പിന്നെ എന്താണ് കൃഷ്ണ കൃഷ്ണ അതിൻറെ തൊട്ട് താഴെ ഗോദാവരിയുടെ തൊട്ട് താഴെയാരിക്കും കൃഷ്ണ വര പിന്നെ എന്താണ് നമ്മുടെ കാവേരി കാവേരി എവിടെയാണ് വരുന്നത് നമ്മുടെ കൃഷ്ണേടെ താഴെയാണ് കാവേരി വര പിന്നെ മഹാനദി മഹാനദി ഇവിട്ന്ന് എല്ലാവരുടെയും എടുത്ത്ന്ന് കൊറച്ചങ് ദൂരെ മാറിയാരിക്കും ഇരിക്കുന്നത് അപ്പോം ഇതാണ് നമ്മുടെ മഹാനദി Okay clear ആണല്ലോ Clear അല്ലെ Okay അപ്പൊ നമ്മളിനി മുന്നോട്ട് പോവാണ് നമ്മുടെ Important ആയിട്ടൊള്ള നദികള് കഴിഞ്ഞിട്ടൊണ്ട് ഇനി നമ്മൾക്കെന്താണ് നോക്കാനായിട്ടുള്ളത്

റുണ്ട് ഹിമാദ്രി ഉണ്ട് ഹിമാചൽ ഉണ്ട് ശിവാലിക് ഉണ്ട് പട്ടയു ഉണ്ട നാഗാ ഹിൽസ് ഉണ്ട് ഗാരോ ഖാസി ജയന്തിയ ഇതൊക്കെ Already ഞാൻ Live ൽ എടുത്തിട്ടുണ്ടായിരുന്നു ആരും എ എല്ലാരും ആ Class ൽ കേറീട്ടിണ്ടാവുംന്ന് ഞാൻ വിശ്വസിക്കുന്നു India the land of diversity എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന Chapter ൽ ആയിരുന്നു എന്തുണ്ടായിരുന്നത് ഈ Questions അല്ലെങ്കി ഈയൊരു കാര്യം നമ്മള് Explain ചെയ്തിറ്റുണ്ടായിരുന്നത് ഇതില് നമ്മള് കാരക്കോറം ലഡാക്ക് സസ്‌ക്കറും ഏതിൻറെ കീഴില് വരുന്നെന്ന് ആയിരുന്നു പറഞ്ഞിരുന്നത് ഒന്നാലോയിച്ച് നോക്കിക്കേ ഏത് Division ലാണ് ഈ വരുന്നത് എന്ത് വരുന്നത് ഈ കാരക്കോറം ലഡാക്ക് സസ്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ Ranges വരുന്നത് നമ്മളോ Already പറഞ്ഞിട്ടുണ്ടായിരുന്നു Trans ഹിമാലയാസ് ഒണ്ട് ഹിമാലയസ് ഒണ്ട് ഇങ്ങനെ നമ്മള് Divisions പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് കാരഫോറും ലഡാക്കും ഏതിലാണ് വരുന്നെന്ന് ഒന്ന് വേഗം പറഞ്ഞെ Okay വേഗം പറയു നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാനിവിടെ സംസാരിക്കുന്നതോ വേഗം എന്നൊടുംകൂടെ ഒന്ന് പറയു ഉത്തരങ്ങൾ വേഗം പറയു ട്ടോ Okay Okay ശെരിയാണ് ആണ് Okay ഒക്കെ സന്തോഷം വേഗം വേഗം നിങ്ങള് Friends നോക്കെ കൊടുക്ക അത് ഇത് എന്താണ് Share ചെയ്ത കൊടുക്ക Okay അത് കഴിഞ്ഞ് തമ്മിൽ തമ്മിൽ സംസാരിക്കാതെ അതായത് നമുക്ക് ഒട്ടും ഒരുപാട് സമയം ഉണ്ടോന്ന് ഒന്ന് ആലോയിച്ച് നോക്ക് ഇനി മൂന്നേ മൂന്ന് ദിവസേ ഉള്ളു അപ്പൊ നിങ്ങളെല്ലാരും ഇതിനാത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിന്നിട്ടിണ്ടെങ്കിൽ Exam ന് സംസാരിക്കുന്നെ Chat കൊണ്ടോയി Exam paper ൽ എഴുതാൻ പറ്റില്ലല്ലോ കൂടുതലായിട്ട് എന്തേയാണ് Class Celebrate ചെയ്യാം അപ്പൊ എന്താണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാം Okay അപ്പൊ നമുക്കാദ്യം Mark ചെയ്യാനായിട്ടുള്ള Mountain range പർവ്വത നിര ഏതാണ് കാരി എന്താണ് നമസ്‌കാരം വായനയുടെ നേട്ടങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫലവത്തായ വായനയിലൂടെ നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത് വൈവിധ്യമാർന്ന വിജ്ഞാനത്തിൻ്റെ നിഷ്‌കൃതമായ ഒരോ കവാടങ്ങളാണ് അത് തുറക്കപ്പെടുമ്പോൾ അക്ഷയമായ അറിവിൻ്റെ നിധി നമ്മുടെ മുന്നിൽ അനാ അനാവരണം ചെയ്യപ്പെടുന്നു വീതങ്ങളായ അറിവിൻ്റെ ശാഖകൾ ഒരോ നിമിഷവും ആഴത്തിലും വ്യാപ്‌തിയിലും വിഭജിക്കുകയാണ് ആവിയും കൽക്കരിയും ഉപയോഗിച്ച് ഓടിക്കുന്ന തീവണ്ടികൾ നമുക്ക് ഇന്ന് വെറും പഴങ്കഥ മാത്രമാണ് അതു പോലെ തന്നെ മറ്റെല്ലാ രംഗത്തും ആരെയും വിസ്മയിപ്പിക്കുന്ന അത്ഭുതകരമായ പുരോഗതി ദൃശ്യമാണ് മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ മേഖലകളിലും ഇന്ന് പുരോഗതിയുടെയും മുന്നേറ്റത്തിൻ്റെയും തിളങ്ങുന്ന സുവർണ്ണ ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നു ചരിത്രം കൃഷി ഭൗതിക ശാസ്ത്രം വൈദ്യ ശാസ്ത്രം വ്യവസായം management സാങ്കേതിക വിദ്യ എന്നീ രംഗങ്ങളിൽ നാം കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ നിരവധിയാണ് കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത ഏതും എത്രയോ പുതിയ വിജ്ഞാന ശാഖകളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ലോകത്തെമ്പാടുമുള്ള ഉത്സാഹ ശാലികളും കഠിനാധ്വാനികളുമായ നിരവധി ഇട്ടി ജെട്ടികളുടെ നിരന്തര പഠനവും ഗവേഷണത്വരയും ഈ കാര്യത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടിരിക്കുന്നു അവരുടെ വിജ്ഞാനം ആർജിക്കുവാനുള്ള ഉൽക്കഠമായ ആഗ്രഹമാണ്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 ഗതികളെക്കുറിച്ചും നിയന്ത്രിക്കുവാൻ ഒതുങ്ങുന്ന അറിവിൻ്റെ അമൂല്യ സങ്കേതങ്ങൾ മനുഷ്യ ജീവന് സമ്മന്ദിക്കുന്ന വേഷങ്ങളെന്നി സുപ്ര സുപ്രദാന മേഖലകളിൽ നാം അനേകം നാഴികക്കല്ലുകൾ നാം പിന്നിട്ടു എന്നത് ഏറെ അഭിമാനകരവും പ്രതീക്ഷ ഉണ്ടാക്കുന്നതുമാണ് നേരത്തെ സൂചിപ്പിച്ചതു പോലെ ഇന്നത്തെ അറിവിൻ്റെ മേഖലകൾ നിരന്തരം വികാസം പ്രാപിക്കുകയാണ് അതു കൊണ്ട് സാധാരണക്കാരന് അത് എളുപ്പത്തിൽ കീഴടക്കുക സാധ്യമല്ല പരിശ്രമശാലികൾക്ക് മാത്രമെ ഇന്നത്തെ ലോകത്തിലെ വിശാല സാധ്യതകൾ പ്രയോജനപ്പെടുത്തി വിജയം നേടാനാവു വായനയും നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ അഭിവാജ്യഘടകമായി മാറ്റി എടുക്കണം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

വായനയിലൂടെ വളർന്ന വിജയത്തിൻ്റെയും മാന്യ വ്യക്തിത്വത്തിൻ്റെയും ഉടമകൾ ആകുവാൻ നമുക്ക് സാധിക്കും ഗുണമേന്മയുള്ള നല്ല പുസ്‌തകങ്ങളും മാസികയും സ്ഥിരമായി ശ്രദ്ധാപൂർവം വായിക്കുന്നതിലൂടെ നിരവധി സദ്ഗുണങ്ങൾ ആവാഹിച്ച് എടുക്കാൻ സാധിക്കുന്നതിലേറെ സുപ്രദാനമായ വസ്‌തുതയാണ്‌ വായനയിലൂടെ ചിന്തിച്ചു ക്രിയാത്മകമായി പ്രവർത്തനം കാഴ്ചവെച്ച് മുന്നേറുവാൻ നമുക്ക് കഴിയും പുതുമയും തന്മയും നിറഞ്ഞ നിരവധി ആശയങ്ങളുടെയും സിദ്ധാന്തങ്ങളുടെയും വറ്റാത്ത ഉറവിടങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കും എന്നതാണ് മറ്റു പ്രത്യേകത വായനയിലൂടെ മനുഷ്യ ജീവിതത്തിനും മട്ടും

അനുഗ്രഹിക്കാനാകും എന്നത് മറ്റും ഉജ്ജ്വല നേട്ടമാണ് വായന സമഗ്ര വ്യക്തി വികാസത്തിന് ഉപകാരപ്പെടുന്നത് ന്നുള്ള മറ്റൊരു കാര്യമാണ് വായന നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റു കൂട്ടുന്നു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും സൃഷ്ടിപരമായ കഴിവുകൾ ക്രിയാത്മകം ക കാര്യശേഷി ആന്തരികശക്തി എന്നിവ സൽഗുണങ്ങൾ അനേകം മടങ്ങ് വർധിപ്പിക്കുവാൻ കാരണമാകുന്നു ഭൂതകാലത്തെ സംഭവങ്ങളും വർത്തമാനകാലത്തെ വാദമുഖങ്ങളും ഭാവിലുണ്ടായേക്കാവുന്ന സംഭവ വികാസങ്ങളും വലിയൊരു പരിധി വരെ മുൻകൂട്ടി അറിയുവാൻ വായന നമ്മളെ സഹായിക്കുന്നു സൗര ലുള്ള അനവധി വിശയത്തിൻ്റെയും സംഭവത്തിന്റെ സാധ്യതകൾ നമുക്ക് ഗ്രഹിക്കാനാകുമോ

തത്വങ്ങളും രൂപപ്പെടുത്തുന്നത് ഏറ്റവും മികച്ച അവസരങ്ങളിലാണ് അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് ഭൂമുഖത്ത് ജീവിക്കുന്ന ഓരോ വ്യക്തിയിലും അനന്തമായ സാധ്യതകളാണ് ഉള്ളത് ശ്രേഷ്ഠമായ ഓരോ വ്യക്തിയിലും ഒളിഞ്ഞിരിക്കുന്ന വ്യ വ്യത്യസ്തമായ സാർഗാത്മിക കഴിവുകളെ തട്ടി ഉണർത്തി അവൻ്റെ കരുത്തും പ്രവർത്തന ശേഷിയും വർധിപ്പിക്കുന്നു. നമ്മുടെ സർഗശേഷിയും ക്രിയാത്മികതയും

അതിന് നിര നിരവധി വികാരങ്ങൾ ലോകചരിത്രത്തിൽ നമുക്ക് കണ്ടെത്താനാകും പഠന പഠനങ്ങളായാലും മറ്റേതൊരു സംഭവം സംരംഭം ആയാലും തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിക്കുവാൻ വായനയുടെ പിൻബലം അത്യന്തം ആവശ്യമാണ് ഉൾക്കാഴ്ചയിൽ ആഴങ്ങളിലേക്ക് വായന നിങ്ങളെ കൊണ്ടു പോകുന്നു ഏതൊരു വിഷയമായാലും പുതിയൊരു ഉൾക്കാഴ്ചയും ആഴമേറിയ അവബോധ മനസ്സ് ഉണ്ടാകണമെങ്കിൽ പ്രദ പ്രദമവും പ്രധാനായി വേണ്ടത് വായനയാണ് അവ സ്വന്തം ചിന്താമണ്ഢലത്തിൻറെയും ചിന്താശേഷിയുടെയും ആഴവും വ്യാപ്‌തിയും വർധിപ്പിക്കുന്നതിന് സുപ്രധാന സുപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത് നിലവാരമുള്ള വായനയിലൂടെ നമ്മുടേ ആത്മവിശ്വാസം ഉത്സാഹവും ഓജസ്സോടെയും എല്ലാ വിധ പരിമിതികളെയും അത് ലംഘിച്ച് ഉന്നത ശ്രേണിയിൽ പ്രവേശിക്കാൻ കാരണമാകുന്നു സ്വന്തം ബലഹീനതകളെയും പോരായ്മകളെയും വലിയൊരു പരിധി വരെ ലഘുകരിക്കുവാനും ശക്തി നൽകുന്നു ശക്തിദായകമായ ശ്രദ്ധയോടെ വളർത്തി എടുക്കുവാനും നല്ല വായന അങ്ങേയറ്റം ഉപകാരപ്രദമാണ് സ നല്ല ഗ്രൻഥങ്ങളെ ഉറ്റ മിത്രങ്ങളായി കരുതി നിരന്തരം വായിച്ച്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 വ്യക്തികളിൽ മാത്രമെ തിളങ്ങുന്ന മറ്റു ചില ആത്മവിശ്വാസം രൂപം രൂപം കൊള്ളുകയുള്ളു വായന നന്ദി തേജസ്സുള്ള ഒരു പുതിയ ചൈതന്യമുള്ള സ്വരിക്കുന്ന പുതിയ ഒരു വ്യക്തിത്വമായി രൂപാന്തരപ്പെടുത്തുന്നു മറ്റ് ഏത് മാർഗത്തിലൂടെയും നേടുന്നതിനെക്കാൾ അനേകം നടന്ന് നേട്ടങ്ങൾ വാരി വരുന്ന തരത്തിലൂടെ നമ്മക്ക് കൈവരിക്കുവാൻ കഴിയും എന്നത് തീർച്ചയാണ് ജാതി മത വർഗ്ഗ വ്യത്യാസം ഇല്ലാതെ സമ്പന്നനായാലും ദരിദ്രനായാലും ആർക്കും തന്നെ വായന നൽകുന്ന കരുത്തിലൂടെ നേട്ടങ്ങൾ കൊയ്തെടുക്കും വായനയും മഹാന്മാരും എന്നുള്ളൊരു വിഷയം നാം അടുത്തതായി ചർച്ച ചെയ്യണം ഒരുപാട് മഹാന്മാർ ലോകചരിത്രത്തിൽ അത്യന്തം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ആഴമേറിയ വായനാശീലത്തിന്റെ ഉടമകൾ ആയതു കൊണ്ടാണ് ചരിത്രം സൃ സൃ സൃഷ്‌ടിച്ച ചില മഹാന്മാർക്ക് അവരുടെ പ്രാഥമിക സ് school വിദ്യാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല

അതിൻ്റെ നേട്ടങ്ങളാണ് school വിദ്യാഭ്യാസത്തിൽ ഇല്ലാത്ത ചില ധീരന്മാർ പ്രായോഗിച്ചിട്ടുള്ളത് എന്നത് അങ്ങേയറ്റം സുസ്ഥിരവുമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പേരെ കാണാൻ കഴിയും കാറൽ മാർക്‌സ് ആഡം സ്‌മിത്ത്‌ അലക്‌സാണ്ടർ ദി ഗ്രേറ്റ് ദേ രാധാകൃഷ്ണൻ തുടങ്ങിയ ഒരുപാട് ആളുകളെ നമുക്ക് എന്ത്ചെയ്യാൻ കഴിയും ലോകചരിത്രത്തിൽ കാണാൻ കഴിയും വിദ്യാർഥികൾ വായനാശീലങ്ങൾ നമുക്ക് ഒരുപാട്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 ഏർ മറ്റൊരു മാർഗമാണ് കുട്ടികൾ എല്ലാ ഗ്രന്ഥങ്ങളും നല്ല പുസ്‌തകങ്ങളും ജീവ ചരിത്രങ്ങളും വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ പ്രയത്‌നിക്കാം നല്ല പുസ്‌തകങ്ങൾ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ എന്ന നിലയിലെക്ക് കുട്ടികളെ പരിചയപ്പെടുത്തേണ്ടത് ഒരത്യാവശ്യമാണ് ഒന്നാന്തര മാർഗം വായനയിൽ നിന്ന് പരമനേട്ടം കൈവരിക്കാൻ വേണ്ടി നന്നായി വായിക്കാൻ പഠിക്കണം ഒരു സ്ഥിരമായ പരിശ്രമവും പരിശീലനവുമാണ് പ്രധാനമായി വേണ്ടത് ഉം നാ നാലാമത്തെയിൽ മൂന്നാമത്തെ ഒരു കാര്യം അടുത്ത കാര്യം വായന രണ്ട് തരത്തിൽ ഉണ്ട് ഒന്ന് ശ്രാവണ വായന രണ്ടാമത്തേത് മൗന വായന ബാല്യത്തിൽ ശ്രാവണ വായനയിലാണ് നാം ഏർപ്പെടുന്നുവെങ്കിൽ ഭാവിയിൽ തുടരേണ്ടത് മൗന വായനയാണ് എപ്പോം അടുത്ത് ന്ന് എപ്പോഴും ചുണ്ടനക്കി വായിക്കുന്ന ശീലം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വായനയുടെ വേഗത കുറയാനും തന്നിഷ്ടത്തിനി കാരണമാകുന്നു ഒരുപക്ഷെ നമ്മുടെ വായനയുടെ വേഗത വർധിപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് എപ്പോഴും വായിക്കുന്നത് തികഞ്ഞും ശ്രദ്ധയോടെ ആയിരിക്കണം എങ്കിലെ നിങ്ങൾ വായിക്കുന്ന വിഷയം വ്യക്തമായി ആഴത്തിൽ മനസിലാകുകയുള്ളു വായിക്കുന്നത് ഓർമയിൽ നിൽക്കുവാനും ശ്രദ്ധ ആവശ്യമാണ് മറ്റൊന്ന് വിദ്യാർഥികൾ പ്രയാസമുള്ള വിഷയങ്ങൾ ഇതോടെ ആവർത്തിച്ചു വായിച്ചാലേ നന്നായിട്ട് ഗ്രഹിക്കുവാനും അവതരിക്കുവാനും സാധിക്കുകയുള്ളു ആവർത്തനം പഠനത്തിന്റെയും വായനയുടെയും സുപ്രധാന ഭാഗമാണ് മറ്റൊന്ന് ഗ്രന്ഥങ്ങൾ വായിക്കുന്ന സമയം പ്രധാനപ്പെട്ട ആശയങ്ങൾ ശൈലികൾ പദങ്ങൾ തുടങ്ങിയവ മറ്റൊരു notebook ലോ diary ലോ എഴുതി സൂക്ഷിക്കുന്നത് ഭാവിയിലേക്ക് ഉപകാരപ്രദമായിരിക്കും സാധിക്കുമ്പോഴെല്ലാം അവയുടെഅടുത്ത് നല്ലതാണ് അങ്ങനെ ഒരുപാടു മാർഗങ്ങൾ നമ്മൾ വിദ്യാർഥികളെ വായനാശീലം വളർത്തുന്ന തരത്തിൽ ആഹ് ചെയ്യാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ആഹ് വായനയും വിദ്യാർത്ഥികളും അതുപൊലെ തന്നെ വായനയും സമൂഹവും ഒരിക്കലും ഒഴിച്ചുകൂടാൻപറ്റാത്ത ഘടകങ്ങളാണ് നമുക്ക് വായന എത്രത്തോളം പരിപോഷിക്കാൻ കഴിയും അത്രത്തോളം ആയി പരിപോഷിക്കണം

Hello എവിടയില്ലേ എന്താകക്ക Exam ല്ലം അല്ലെ ഇടക്ക് ഒരീസം ഒരു leave ആയതോണ്ടെ അങ്ങനല്ലാ പിന്നെന്താ അല്ലാ നി നിങ്ങളെപറ്റി മൂന്നുവഴിയന്നലോ മൂന്നാലെ ആ താങ്കൾ നങ്ങളീൻ്റെ കാര്യം ഒന്നും പറയണ്ട തീരുമാനം ആയറ്റില ഇപ്പോളും എന്തെടാ കണ്ടാല് teacher മാരെ ചൊറയലാന്ന് ഓല് ആദ്യം model exam ൻ്റെ മുമ്പ് പോകാ പറഞ്